ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി, ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-2022

തിസ്‌ ഐഎസ്‌ റിവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്റ്റുഡന്റ്സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ഇ ആം റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോസ്‌ കൺവേഴ്സേഷണൽ 2022 എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കോൺഫിഗറേഷൻ ഇ ഡോ

നമ്മുടെ നാട്ടില് ഫുഡിന്റെ എന്താ പറയുക, ഒരുപാട് ഫാസ്റ്റ് ഫുഡിന്റെയും അങ്ങനത്തെ ഫുഡിന്റെയും ഒക്കെ പുറകെ പോകുന്ന ഒരു കാലത്ത് നമ്മുടെ തനിമയാർന്ന ഫുഡുകളെല്ലാം നഷ്ടപ്പെടുന്ന ആ ഒരു ഭക്ഷണരീതി ഒക്കെ നഷ്ടപ്പെടുന്ന

നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെത്തെ കുറച്ച് പ്രതിസന്ധികൾ ഇപ്പോൾ മുൻനിരയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി മാളവിക എന്താണ് പറയുന്നത്?

എല്ലാറ്റിനെയുംബാധിക്കുന്നതാണ് അതിനെയെല്ലാം

അതനുസരിച്ചു ജീവിക്കുന്ന അതുപോലത്തെ ഭക്ഷണ രീതി അതനുസരിച്ചു ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മളുടെ പരമ്പരാഗത ഭക്ഷണ രീതികളിൽ നിന്നും

അത് ആരോഗ്യത്തിന് വളരെയധികം ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സാംക്രമിക രോഗങ്ങളെല്ലാം ഈ ഇത്തരം ഇത് ഇത് കളുടെ പുറകിൽ ആയിട്ട് ഉണ്ട്. ഇപ്പോ തെറ്റായ ഭക്ഷണ രീതിയുടെ പുറകെ പോകുമ്പോൾ എന്താ പറയുക സാംക്രമികരോഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ക്യാൻസർ ഈവൻ അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഭക്ഷണ രീതിയുടെ ഒരു, മനുഷ്യന്റെ ഏറ്റവും പ്രഥമമായ ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം

എന്താ പറയുക കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ ഇത് മാത്രമാണ് നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അത് വളരെ ശരിയാണ് ഭക്ഷണ രീതിയും ആരോഗ്യപ്രശ്നങ്ങൾ പണ്ട് പണ്ട് കാലത്തു നമുക്ക് നമ്മുടെ ഭക്ഷണരീതി ഇപ്പോൾ പല നാട്ടിന്റെ ഭക്ഷണ രീതിയുമായി ഇടകലർന്നു ചേർന്നുപോയി നമ്മളാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെയും നമ്മുടെ ജീവിത തീവിത ശൈലി ഒന്നും കണക്കിലെടുക്കാതെയാണ് ഭക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ മാറ്റങ്ങളിലൂടെയാണ് ഇങ്ങനത്തെ ആരോഗ്യപ്രശ്നങ്ങൾ വരുന്നത്

ഭക്ഷണ രീതി കണ്ടിട്ട് അതുപോലത്തെ ബ്രേക്ഫാസ്റ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് മാറുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയോ അത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും കാര്യമായി ഗൗനി, ഗൗനിക്കാതെ ഈവൻ മാതാപിതാക്കൾ പോലും അത് എന്താ പറയുക കൊടുക്കുന്നു. പിള്ളേര് ആവശ്യപ്പെടുന്നത് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മാതാപിതാക്കൾ തന്നെ ഒരു മുൻകൈ എടുത്തില്ലെങ്കിൽ രോഗങ്ങളും കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കുട്ടികളുടെ ആരോഗ്യം എന്നുപറയുമ്പോൾ വളർന്നുവരുന്ന തലമുറയാണ് അപ്പോൾ ഭാവി തന്നെ, ഈവൻ ഭക്ഷണരീതിയിൽ അതിൻറെ ഒരു പോഷൻ ഒരു ഭാഗം എന്തായാലും നമ്മുടെ ഭക്ഷണരീതി ജീവിതരീതിയുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ഉള്ള കാര്യം തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ ഭക്ഷണം പാകം പാചകം ചെയ്തിരുന്ന രീതിയും ഇന്നത്തെ രീതിയിൽ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഒരുപാട് എന്താ പറയുക ജോലികൾ എളുപ്പമാക്കാൻ ഒരുപാട് ഉപകരണങ്ങൾ വന്നു. മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു.

അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി മാറുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യപ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഡോക്ടർമാർ ഒരുപാട് ഒക്കെ ചർച്ച ചെയ്തിട്ടും ആൾക്കാർ അത് മാറാനുള്ള ഒരു വിലക്ക് മാറ്റത്തിനുവേണ്ടിയിട്ട് ഇത് ചെയ്യുന്നില്ല. ഓരോ അസുഖങ്ങളൊക്കെ എന്താ പറയുക, ഈ ഭക്ഷണരീതിയുടെ ഇതിൽ അസുഖങ്ങൾ വരുമ്പോൾ മാത്രം അതിനെപ്പറ്റി ബോധവാൻമാരാകുകയും അതിനുവേണ്ടി ഒരു ആക്ഷൻ ശ്രമിക്കുകയും കുറച്ചുനാളത്തേക്ക് ഡയറ്റ് പ്ലാനും മറ്റ് ഇതും ഒക്കെ പറഞ്ഞു മാറുകയും ചെയ്യുന്നത് അല്ലാതെ ഇതിൽ എന്നാണ്, ഓക്കെ വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കണം, ഇവൻ ഷവർമ അങ്ങനത്തെ കുറേ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ മരിച്ചു വരെ പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അതിലെ പോയിസണസ്‌ സാധനങ്ങൾ വന്നിട്ട്. അതിനെപ്പറ്റി ഒന്നും, അതിനെപ്പറ്റി കുറച്ചുകൂടി ബോധവാന്മാരായി ഈ സമൂഹം ഒന്നായിട്ട് ഇത് എന്തോ വെറുതെ ആരോ ആർക്കുവേണ്ടി പറയുന്നതല്ലാതെ ഭക്ഷണം വളരെ ഇംപോർട്ടന്റ് ആണ്. ജീവിതത്തിന്റെ ഭാഗമാണ്, ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ എനിക്ക് ജീവിക്കേണ്ട എക്സിസ്റ്റൻസ് എന്റെ ഭാവി ജീവിതത്തെ ബാധിക്കും എന്നുള്ള ഒരു ചിന്തയിലേയ്ക്ക് ഈ സമൂഹം ഇല്ലെങ്കിൽ ആൾക്കാര് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്.

ലോകം ഇന്റർനെറ്റും എല്ലാ കമ്മ്യൂണിക്കേഷൻ ലോകം ചെറുതായിരിക്കയാണ് മറ്റു പല രാജ്യങ്ങളുടെ അവരുടെ ജീവിത ശൈലി ഒക്കെ നമുക്ക് അറിയാനും

പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരോ നാട്ടിലെ ഭക്ഷണരീതിയും ജീവിത ശൈലിയും അവിടുത്തെ കാലാവസ്ഥ തുടങ്ങി പല അധികം കാരണങ്ങലാണ് അത് അങ്ങനെ വന്നത്

പക്ഷെ നമ്മളെ ഇതെല്ലാം ജീവിക്കാൻ തെറ്റായി രീതിയെ ബാധിക്കുള്ളൂ ഒരു ഘട്ടം അല്ലെങ്കിൽ കുറച്ചു ഘട്ടം ഒന്ന് ആഗ്രഹം തോന്നുമ്പോൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല . നമ്മളെ ദിനചര്യയിൽ അത് ഇണകളുടെ ചെയ്യുമ്പോൾ നമ്മൾ അത് ആലോചിക്കണം നമ്മളുടെ ദിനചര്യയിൽ നമ്മളെ റൂട്ടിന് എങ്ങനെയാണ് അതിനെ അത് എങ്ങനെ എഫ്ഫക്റ്റ് ചെയ്യും അത് മാത്രമല്ല ഇപ്പോൾ വേറൊരു പുതിയൊരു ട്രെൻഡ് എന്ന് വച്ചാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റുകൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർ ഒരു മൂന്നു മാസത്തെ ഡയറ്റ് കിറ്റോ ഡയറ്റ് ഇതെല്ലാം നല്ലതാണു പക്ഷെ . പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണ രീതി മാറുമ്പോൾ അതിനോടൊപ്പം മാറാൻ നമ്മളെ ശരീരത്തിന് പറ്റില്ല നമ്മള് ഒരു മാസം രണ്ടു മാസം മൂന്നു മാസത്തേക്ക് വേറൊരു ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റിനു ഭക്ഷണ രീതിയെല്ലാം ഫോളോ ചെയ്തിട്ട് തിരിച്ചുവരുമ്പോൾ നമ്മളെ ശരീരത്തിന് അത്രയും വേഗം തിരിച്ചു വരാൻ പറ്റത്തില്ല അങ്ങനെ ബോഡിയെ ഒരുപാട് നമ്മൾ കഷ്ടപെടുത്തുകയാണ് അതുകൊണ്ട് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട് തീർച്ചയായും തീർച്ചയായും. കാരണം എന്നാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭക്ഷണങ്ങൾ ഒക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആയാലും മറ്റ് സ്ഥലങ്ങളിൽ ആയാലും ഭയങ്കര ഭംഗിയായിട്ട് എക്സ്പോസ് ചെയ്തു അതിൻറെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് കഴിക്കാൻ ഒരു ടെൻടൻസി തോന്നും. അങ്ങനെ കണ്ട് അതിൻറെ പുറകിൽ പോയി കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അവിടെ നശിപ്പിക്കപ്പെടുന്നു ഉണ്ട് എന്നുള്ള വസ്തുതയെപ്പറ്റി എല്ലാവരും മറന്നു പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. കുട്ടികളാണെങ്കിലും ക്രീം ബിസ്കറ്റ് ഒക്കെ പരസ്യം കാണുമ്പോൾ ഇത് അടിപൊളി ആണെന്ന് വെച്ച് കഴിക്കും. ഫാസ്റ്റ് ഫുഡ്സ് തന്നെ, ഇപ്പോൾ കുക്ക് ചെയ്യാനുള്ള, പാചകം ചെയ്യാനുള്ള സമയം ഇല്ലാത്തതു കൊണ്ട് ഫാസ്റ്റഫുഡ്സിൻറെ പിന്നാലെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ അങ്ങനത്തെ ഇതില് ആഹ് ഫാസ്റ്റ് ഫുഡ്സിൻറെ പുറകെ പോകുന്ന ആൾക്കാര് ഉള്ളതുകൊണ്ട് ആഹ് അവരുടെ പാറൻസിന്റെയും മക്കളുടെയും എല്ലാം ആരോഗ്യം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഈയൊരു ഇതിനെപ്പറ്റി കുറച്ചുകൂടി ആൾക്കാർ ഇത് ആയിട്ട് എന്താ പറയുക, പഴമക്കാർ പറയുമ്പോൾ അവരോട് പറയും എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ ഒന്നും നേരമില്ല എനിക്ക് സമയമില്ല. പിന്നെ നിങ്ങളെന്താ പറയുന്നേ, ഓർഡർ ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഓർഡർ ചെയ്യുക. അങ്ങനെ ഇതൊക്കെ വളരെ ലാഘവത്തോടെ കാണുന്ന സംഭവമാണ്. പിന്നെ കണ്ണിനു ഭയങ്കര ആസ്വാദ്യകരമായി, നല്ല ഫുഡ് എക്സിബിറ്റ് ചെയ്യുന്ന ഫുഡുകളുടെ ഉള്ളിലും അജിനോമോട്ടോ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നല്ലതല്ലാത്ത ഒത്തിരി ഇതുകൾ ഉണ്ട്. പക്ഷേ നിറം പിന്നെ കളേഴ്സ്, ഫുഡ് കളേഴ്സ് , നല്ലതല്ലാത്ത സിന്തറ്റിക് കളേഴ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചില ഫുഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കാണാനുള്ള ഒരു ഇതിൻറെ പേരിൽ ഫുഡിനെ പുറകെ പോകും, ഫുഡ് ഭ്രാന്താണ് ഓക്കെ.ഫുഡിനെ, ഫുഡ് നമുക്ക് ഇത് വേണം പക്ഷേ ഒരിക്കലും ഫുഡ് ആപത്തിൽ ആക്കുന്നത് ആകരുത്. കാരണം അത് അധികമായാൽ അമൃതും വിഷമാണ് ഫുഡ് ആണെങ്കിലും എന്തായാലും നമ്മുടെ ആരോഗ്യത്തിനെ അത് മോശം അവസ്ഥയിലാക്കും.

ഭക്ഷണ രീതികൊണ്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി വേറെ ഔഷധം കഴിക്കേണ്ടി വരില്ല അത് സത്യാണോ എന്തോ ഫുഡ് നമുക്ക് ഭ്രാന്താണ് പക്ഷെ നമുക്ക് ഇമ്പൾസ് കണ്ട്രോൾ പിടിച്ചു നില്ക്കാതെ ഇമ്പൾസ് കണ്ട്രോൾ ഭയങ്കര അത്യാവശ്യമാണ്

ഇന്നത്തെ ജീവിത രീതി ഇതാണ് പോവുമ്പോൾ എല്ലാ വഴി തോറും കടകളാണ്

ഉള്ള പ്രിയം കുറഞ്ഞു വരത്തേയുള്ളൂ ആ, മാളവിക പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്.

ഇപ്പോഴത്തെ ആൾക്കാരെ, നമ്മുടെ ഫുഡിനെ അമിത ഉപയോഗത്തെ പറ്റി സംസാരിച്ചു. അതുപോലെ അതുപോലെതന്നെ ഫുഡ് ഇല്ലാത്ത ഒരു അവസ്ഥയും, ഫുഡ് ഇല്ലാത്ത ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആവശ്യത്തിന് പോഷകാഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്കാവും. അപ്പോൾ അങ്ങനെ പോഷകാഹാരം കഴിക്കേണ്ടത് കഴിക്കണം. ഇപ്പോൾ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഫുഡ് ഒന്നും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിന്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള പോഷകം ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോഷകാഹാരം കഴിക്കണം അതുമാത്രമല്ല ബാലൻസ്‌ഡ്‌ ഡയറ് ഭക്ഷണത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് അത് മാത്രമല്ല നമ്മുടെ ശരീര പ്രകൃതം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ കുറവുകളുണ്ട് അതെല്ലാം അത് സത്യത്തില് ഡെയിലി ആരെങ്കിലും ഡെയിലി ലൈഫിൽ ആരെങ്കിലും ചെയ്യാറില്ല നമ്മള് സത്യത്തിൽ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി നമ്മൾക്ക് എന്തെങ്കിലും ഉറവുകളുണ്ടോ അതെല്ലാം നികത്തുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണ രീതിയും കൂടി ചെയ്യണം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഷുഗറും പ്രഷറും ഉള്ള ആൾക്കാരെ പരിഗണിക്കാതെ വിടാൻ പറ്റത്തില്ല. ഇത്തരം രോഗങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ അവർക്ക് ഭയങ്കര ഷുഗറും കഴിക്കാൻ ആയിട്ട്. പക്ഷേ അവര് കണ്ട്രോൾ ഇല്ലാതെ അവരുടെ ലൈഫ് ഭയങ്കര, ഭയങ്കര ദുരിതാവസ്ഥയിൽ ചെറിയ മുറിവ് പോലും പഴുക്കുകയും അത് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കുകയും

പിന്നെ നമ്മളെ ഒരു പ്രശ്നം എന്താണെന്നു വച്ചാൽ നമ്മള് സ്പെഷ്യലി വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും ഹോസ്റ്റലിലും നല്ല ഭക്ഷണ രീതിയല്ല

അതിനകത്തു എല്ലാ പോഷക പദാർത്ഥങ്ങൾ ഉള്ള ഭക്ഷണം ഉണ്ട് അവർക്ക് സോസേജ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള റൈസ് വെജിറ്റബ്ൾസ് എല്ലാം ഉൾപ്പെടുന്നതാണ് കൊടുക്കുന്നത് മിൽക്കും നമ്മളെ ഇവിടെ സ്കൂളുകളിൽ നമ്മളെ ഗവണ്മെന്റ് സ്കൂളുകളിൽ തന്നെ ഉച്ചക്ക് കഞ്ഞിയും പയറും പക്ഷെ അത് മാംസ്യവും പ്രോട്ടീനും മാത്രം ഉള്ളതാ

നമ്മളുടെ എ ഹോസ്റ്റൽസിലൊക്കെ എന്ത് നമ്മളുടെ വളരെ കഷ്ടമാണ് അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ ഹോസ്റ്റലിൽ നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പൊതുവെ നമ്മളൊരു

അതുകൊണ്ട് നമ്മക്ക് ഒരുപാട് കാര്യം അഫ്‌ഫോഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പുതിയ ട്രെൻഡ്

അവർക്ക് പറ്റത്തില്ല നമ്മളുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക നിലയും കൂടി നമ്മുടെ ഭക്ഷണ രീതിയെയും ആരോഗ്യത്തെയും ബാധിക്കും ശരിയാണ് ദാരിദ്ര്യത്തിന്റെ, അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഒരു പാഡ് കുട്ടികൾ ആ ഒരു സ്ഥലത്ത് അങ്ങനെ ചേരിയിലൊക്കെ വളരുന്ന കുട്ടികൾ ഇത്തരം പോഷകാഹാരം ഒകെ കിട്ടുന്നത് ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം അവർക്ക് വേറെ ഒരു ഇതിൽ, അങ്ങനെ പോഷകാഹാരത്തിന്റെ ഡെഫിഷ്യന്സികൊണ്ട് ഒത്തിരി മരണങ്ങളും ഒത്തിരി രോഗങ്ങളായിട്ട് പിള്ളേർ ജനിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥേനെ കുറച്ചുംകൂടി എന്താപറയുക, തരണം ചെയ്ത് മുന്നോട്ടുവന്നാലാണ് എനിക്ക് തോന്നുന്ന രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നിലനിൽക്കുക. കാരണം ഒരു, നിസംശയം നമുക്ക് പറയാൻ സാധിക്കും, ഭക്ഷണമാണ് ഏറ്റവും പരമപ്രധാനം. ഭക്ഷണമില്ലെങ്കിൽ ഒരു ദിവസം പോലും മുന്നോട്ടുകടക്കാൻ ഒരു മനുഷ്യനെക്കൊണ്ട് സാധിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഭക്ഷണത്തിന് തീർച്ചയായിട്ടും ആഹ് നമ്മൾ, എന്താ പറയുക, ഏറ്റവും പ്രൈമറി ആയിട്ട് കാണുന്ന എന്താ പരമോന്നതമായിട്ട് കാണേണ്ട പരമായി കാണേണ്ട പ്രധാനകാര്യം ഭക്ഷണമാണ്. വെള്ളം വായും എന്ന് പറയുന്നതുപോലെതന്നെ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് രണ്ടു ദിവസം കഴിയും. പക്ഷെ അതുകഴിഞ്ഞു മുന്നോട്ടു പോകില്ല. അപ്പൊ മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായൊരു വസ്തു

അതിനെ കണക്കാക്കി അതിനെ ആഹ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആഹ് എന്താ പറയുക, ഈ ഒരു നല്ല ഒരു ഇതിലേയ്ക്ക് നമ്മുടെ രാജ്യത്തിനെ, ഒരു മനുഷ്യന്മാരുടെ ഒരു ലൈഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞത് ശരിയാണ് നമ്മളെ ഭക്ഷണ രീതി നമ്മളെ ആരോഗ്യം നമ്മുടെ ഭക്ഷണ രീതി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വളരെ വൈകി പോകും ചെറുപ്പത്തിലേ കുട്ടിയിലെ

ശരിക്കും നോക്കിയിട്ട് ചെയ്യാറുള്ളു . എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി വളരെ ചെറിയ ക്ലാസ്സില്

അത് എന്ത് മോശമാണ് അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഇത്രത്തോളം ബാധിക്കാറുണ്ടോ അതുകൊണ്ട് അത് ചെറുതിലെ ശീലിപ്പിച്ചു വരേണ്ടതാണ് ഭക്ഷണ ശൈലി